ആ മഴയൊക്കെ നന്നായി പെയ്തെന്നു തോന്നുന്നല്ലേ എനിക്ക് തോന്നുന്നു ഇന്ന് ഭയങ്കര ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥ ആയിരുന്നു അതെ അതെ ഇന്ന് കേരളത്തില് അധിക പ്രദേശങ്ങളിലും നല്ല മഴയാണെന്നാണ് അറിയുന്നത്

നമുക്കറിയാം വൃശ്ചിക മാസമാണ് അതായതു തണുപ്പ് ഉണ്ടാകുന്ന സമയമാണിപ്പോ ഇപ്പൊ ഉണ്ടാകുന്നത് നടക്കാണെങ്കിൽ മഴയാണുണ്ടാവുന്നത് അല്ലെ ഇപ്പൊ ശരിക്കൊരു തണുപ്പ് കാലം ഉണ്ടാവേണ്ട സമയമാണ്. തുലാവർഷം പോലെയാണ് ഇപ്പൊ ഉച്ചക്ക് ശേഷം മഴ പെയ്തോണ്ടിരിക്കയാണ് അധിക പ്രദേശങ്ങളിലും.

അതെന്താ ഇങ്ങനെ ആ എനിക്ക് തോന്നുന്നു മനുഷ്യന്മാര് പ്രകൃതിനോട് ചെയ്യുന്ന ഒരു ചൂഷണത്തിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ തെറ്റായ രീതിയില് കാലാവസ്ഥകാലുണ്ടാവുന്നത് അതായത് ആ മരം മുറിക്കല് ആയാലും അല്ലങ്കിൽ കുന്നിടിക്കല് വയൽ നികത്തല്

അങ്ങനെയുള്ള പ്രകൃതിയോട് നമ്മൾ കാണിക്കുന്ന ക്രൂരതയുടെ ഫലമായിട്ടാണ് ഇങ്ങനെ

എ നമ്മള് പറഞ്ഞപോലെ തണുപ്പിന്റെ സമയത്തും മഴ പെയ്യാ അതുപോലെ വെയിലുണ്ടാവേണ്ട സമയത്തു തണുപ്പ് ഉണ്ടാവുവ . ഇനി മഴ പെയ്യേണ്ട സമയത്തു വെയിലുണ്ടാവുക അഹ ഹ അതെ അതെ അങ്ങനെയുള്ളൊരു വത്യസ്ഥമായൊരു കലാവസ്ഥയുടെ ഒരു എന്താ പറയുക കാലാവസ്ഥയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ ഭഗത് ശരിയാണിപ്പോ ഇടുക്കി ജില്ലയിലൊക്കെ എല്ലാ ദിവസവും മഴയാണെന്നിപ്പോ അറിയാൻ കഴിയുന്നത് നമ്മുടെ വടക്കു ഭാഗത്തു അധികവും ആഴ്ചയിൽ മൂന്നു ദിവസമെങ്കിലും ഇപ്പോൾ മഴ ലഭിക്കുന്നുണ്ട്. മ തെക്കേ ഇന്ത്യയിലും പൊതുവെ കേരളത്തിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ അധിക പ്രദേശങ്ങളിലും ഇങ്ങനെ തന്നെ ആണിപ്പോ കാലാവസ്ഥ അതെന്നയാണ് ഞാൻ പറഞ്ഞത് മനുഷ്യൻപ്രകൃതിയോട് ചെയ്യുന്ന ചൂഷണമാണല്ലോ

നമ്മുടെ പ്രകൃതി കൂടുതല് അപകടകാരിയായികൊണ്ടിരിക്കയാണ്. അങ്ങനെയാണ് ഇങ്ങനെ എന്താ പറയുക കാലാവസ്ഥ മൊത്തത്തില് എന്തൊക്കയോ ആവുന്നത്. പക്ഷെ ഓരോ സ്ഥലത്തും കാലാവസ്ഥ വ്യത്യസ്തമായിരിക്കും അല്ലേ ഭഗത് ഇപ്പൊ കേരളത്തിലെ ഇപ്പൊ മഴയാണെങ്കിൽ ചിലപ്പോ കേരളത്തിൽ തന്നെ ഇപ്പൊ തിരുവനന്തപുരത്ത്‌ മഴയാണെങ്കിൽ ചിലപ്പോ കാസർഗോഡ് മഴപെയ്യണമെന്നില്ല ഓരോ സ്ഥലത്തും ഭൂ പ്രകൃതിയും വത്യാസമായിരിക്കും അല്ലെ ഭഗത് അതുശരിയാണിപ്പോ ചെറിയ പ്രദേശത്തു ചെറിയ അളവിൽ മഴ ലഭിക്കേണ്ടത്. ചെറിയ സമയം കൊണ്ട് കൊറേ മഴ ലഭിക്കുകയാണ് ഇപ്പൊചെയ്യുന്നത്. സാദാരണപോലെ കൊറേ സമയം ചെറിയ മഴയല്ല ചെറിയ സമയം കൊണ്ട് കൊറേ മഴ ലഭിക്കുന്നതാണ് ഇപ്പൊ പ്രശനം ഉണ്ടാക്കുന്നത്. താഴുന്ന പ്രദേശങ്ങളിലും കാവുകളുടെയും മറ്റും പ്രവർത്തനങ്ങൾ ഉരുള് പൊട്ടലിനും മറ്റും കരണമാവുകയാണ്.

പ്രത്യേകിച്ച് ഈ എന്താ പറയുക താങ്കള് പറഞ്ഞപോലെ മലയോര പ്രദേശങ്ങളിലൊക്കെ മരം നമ്മൾ മുറിക്കുന്നത് വഴി അവിടെ മണ്ണിനെ പിടിച്ചു നിർത്താൻ ഒരു ഇതില്ലാതെ വരുമ്പഴാണ് ഇങ്ങനെ ആ മണ്ണൊലിച്ചു പോകുന്നത് ഒരു ചെറിയ മഴ പെയ്യുമ്പോൾ തന്നെ ഉരുൾ പൊട്ടല് നമ്മള് കണ്ടല്ലോ ഇപ്പൊ രണ്ടുവർഷം അടിപ്പിച്ചിരു പ്രളയം ഒക്കെയുണ്ടായിട്ട് കേരളത്തിനിത് ആ എന്താ പറയുക നമ്മൾ അഭിമുഗീകരിക്കേണ്ടി വന്നൊരു ഭയങ്കരമായൊരു പ്രതിസന്ധിഘട്ടമുണ്ടായിരുന്നു അതിനൊക്കെ കാരണം നമ്മുടെ ചുഷണം തന്നെയാണന്നല്ലേ പറയേണ്ടത്. ശരിയാണ് പിന്നെ ഡാമു പരൊക്കെ തുറന്നു വിടുന്നതും ഒരു അപകടത്തിന് ഒരു സൂചനയാണ്. പക്ഷെ നമുക്ക് വേറെ വഴിയില്ല കാരണം മഴ അങ്ങനെ പെയ്യുമ്പം നമ്മൾ എന്തായാലും ആ മറ്റൊരു വേറെ വഴിയില്ലാത്തത്‌ കാരണം നമുക്ക് ഡാമു തുറന്നു വിടേണ്ടി വരും കാരണം ഇടുക്കി ഡാമുന്നൊക്കെ പറഞ്ഞു എനിക്ക് തോന്നുന്നു. എത്രയോ വർഷങ്ങൾ എത്രയോ വലിയൊരു കാലയളവിണ് ശേഷമായിരുന്നു മൂന്നു വർഷം മുമ്പ് ഇടുക്കി ഡാമു തുറന്നിട്ടുണ്ടായത് അതായതു നമ്മള് ഒരിക്കലും എന്താന്നാ ഇതൊന്നു പ്രദീക്ഷിക്കുന്നതല്ല കാരണം പെട്ടന്ന് ഒരു ക്കാ ഒരു വർഷം പ്രളയമുണ്ടാവുന്നു. ഏ എല്ലായിടത്തും വെള്ളം കൂടി കൂടി വരുന്നു അപ്പഴാണ് നമ്മളീ ഇടുക്കി ഡാം തുറക്കുന്നുന്നൊക്കെ പറയുന്നു നമ്മളൊക്കെ ഇതൊക്കെ വലിയൊരു അദ്ത്ഭുമായിരുന്നു അല്ലെ

എറണാകുളം ജില്ലയില് ഏ സംഭവിക്കുന്ന വെള്ളമൊലിച്ചു പോവാൻ സ്ഥലമില്ലാത്തതാണ് എറണാകുളത്തു ഒരു മഴ ലഭിക്കു ഒരു മഴ പെയ്യുമ്പോൾ തന്നെ.

അതേപ്പോ മഴയുടെ കാര്യം മാത്രമല്ലിപ്പോ വെയിലായാലും എന്താ പറയുക ആ മൊത്തം നമുക്കിപ്പം നമുക്കറിയാലോ ആഗോളതാപനമുണ്ടാകുന്നുണ്ടു എല്ലാത്തിനും കാരണം മനുഷ്യന്റെ ചൂഷണം തന്നെയാണ് പ്രകൃതിനോടുള്ള ഇങ്ങനെയുള്ള ആ കൂടുതൽ എന്തായാലും എത്രക് എ എന്തപ്പറയ ഇത്രയും അനുഭവിച്ചിട്ടും നമ്മൾ പഠിക്കുന്നില്ലന്നുള്ളതാണ് അതുകൊണ്ടുതന്നെ നമ്മളൊരു ദുഷ് പ്രവർത്തി ലോകത്തോട് ചെയ്താൽ ഭൂമിയോടു ചെയ്താൽ അതിനനുസരിച്ചുള്ള മറുപടി നമുക്ക് കിട്ടും എന്നുതന്നെയാണ് എനിക്ക് തോന്നുന്നത് അല്ലെ ഭഗത്

എന്തായാലും നമുക്ക് ആ നല്ലരീതിയിൽ ഭൂമിയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഭൂമിയെ തിരികെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നുതന്നെയാണ് തോന്നുന്നത് അല്ലെ ഭഗത്.